എന്താ പരിപാടി?

അന്നാ നമ്മുക്ക് football നെ കുറിച്ച് ചർച്ച ചെയ്താലോ?

Football നെ പറ്റിയിട്ട് ഇപ്പോൾ നിനക്ക് എന്തൊക്കെ അറിയാം? Football നെ പറ്റി നമുക്ക് ആകെ അറിയാവുന്നത് football നെ പറ്റിയാണ്. ഞാൻ ഫുട്ബോൾ കളികളും ഉണ്ട് കാണലും ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു football fan ആണ് ഇനിയിപ്പോ world cup വരുന്നുണ്ടല്ലോ

രണ്ടായിരത്തി ഇരുപത്തി ആറിൽ

അതിൽ Cristiano Ronaldo കളിക്കോ? കളിക്കു ചോയ്ച്ച chance ഉണ്ട് ഉറപ്പ് പറയാൻ കഴിയൂല കളിക്കുകായാണെങ്കിൽ അത്രയും നല്ലത് കളിക്കുകയാണെങ്കിൽ ഇപ്പോ കപ്പ് നേടാൻ സാധ്യത ഉണ്ടോ പോർച്ചുഗൽ? സാധ്യതയില്ല എന്തായാലൂം . കാരണം Cristiano ക്ക് ഇപ്പൊ വയസ്സ് ഒരുപാട് ആവും രണ്ടായിരത്തി ഇരുപത്തി ആർ ആകുമ്പഴത്തെക്ക് അങ്ങനെയിരിക്കെ പോർച്ചുഗൽ cristiano യെ ഇറക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അപ്പോ കോച്ച് ഇപ്പൊ എടുത്തുപറഞ്ഞു ഒരിക്കലും അഹ് വയസ്സ് ഞാൻ നോക്കുന്നില്ല എന്ന് കളിക്കുന്നുണ്ടോ എങ്കിൽ കളിപ്പിക്കും അത്രോള്ളു. എന്നാലും മറ്റുള്ള യുവതാരങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ യുവതാരങ്ങൾ ഉണ്ടാകും ഓര് കളിക്കുന്നെണ്ടെങ്കിൽ ഓരേ ഇറക്കും ക്രിസ്റ്റ്യാനോ കളിക്കുന്നുണ്ടെങ്കിൽ Cristiano യെ ഇറക്കും. Okay. പിന്നെ sevens കളി കാണാൻ പോക്കുണ്ടോ? Sevens ആഹ് പോക്കുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അടുത്ത് പിന്നെ പാണ്ടിക്കാട് അതിന്റെയൊക്കെ പോക്കുണ്ട്. പിന്നെ നമ്മൾ നാട് അഹ് ഒരു ടീമായിട്ട് ആഹ് കപ്പൊക്കെ അടിച്ചല്ലേ ഈ സീസണിൽ ഒരു പ്രാവിശ്യം ആഹ് ഒരു കപ്പുള്ളു ഈ സീസൺ സത്യം പറഞ്ഞ full superstudio അപ്പൊ ആഹ് ഫൈനൽ കാണാൻ പോയിരുന്നോ? ഇല്ല പോയില്ല. അതെന്താ? അപ്പൊ പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ലായിരുന്നു കോളേജിൽ ആയിരുന്നു. ആഹ് അപ്പൊ ഈ ഒരു സീസണിൽ sevens ഇൽ super studio ആണ് അപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അതെ ഓര് നല്ല ടീമാണ്. ഞാൻ sevens ഒക്കെ കാണാറുണ്ട് ഏത് ടീമിനെ support ചെയ്യുന്നേ? Support ചെയ്യുന്നത് ആഹ് ഓര് ഈ പ്രാവിശ്യം കൊഴപ്പമില്ലാത്ത ടീം ഉണ്ട് അല്ല? കൊഴപ്പമില്ലാത്ത ടീം ഉണ്ട് എന്ന് അല്ല ഒരുപാട് ഫൈനൽ കളിച്ചിട്ടുണ്ട് പക്ഷെ അധികം runners ആകുകയാണ് ചെയ്തത്.

ഭാഗ്യം അല്ല അപ്പൊ നമ്മൾ കളിച്ചാലല്ലേ കളിച്ചെടുത്തു പിന്നെ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കണ്ടേ അന്നാലല്ലേ ജയിക്കൂൾ

പൊതുവെ ഇപ്പഴത്തെ sevens നെ പറ്റി എന്താണ് അഭിപ്രായം ആകെ തല്ലുപിടി കച്ചറയും ഒക്കെയാണല്ലോ. പണ്ടത്തെ രസം പോയോ അതോ പക്ഷെ ഇംഗ്ലണ്ട്, ജർമനി തുടങ്ങിയ നല്ല ടീമുകൾ ഉണ്ട് European championship അല്ലെ.

അപ്പൊ ഈ champions നടക്കുന്നില്ലേ ഇപ്പൊ? ആഹ് champions league ഇൽ ഇപ്പൊ ആരെയാണ് support ചെയ്യുന്നത്?

അന്നാലും ഏതു ടീമാണ് കപ്പ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ടീം ഉണ്ടാവുമല്ലോ അത് ഏതാണ്? അങ്ങനെ ചോയ്ച്ച ഇപ്പൊ ഒക്കെ എടുത്ത കൊഴപ്പമില്ല എന്നുണ്ട്. Okay പിന്നെ നാട്ടിൽ കളിക്കാൻ പോക്ക് ഉണ്ടോ? നാട്ടിൽ കളിക്കാൻ പോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഇപ്പൊ കളി ഇല്ല ഇവിടെ നോമ്പൊക്കെ ആയോണ്ട് പിന്നെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ കളിയില്ല.

six, super six ന്റെ ഗ്രൗണ്ടാണ്.

ആൾക്കാറില്ല അങ്ങനെ പറയാം. പിന്നെ ഫുടബോൾ മാത്രേ ഇഷ്ടമുള്ളൊ ക്രിക്കറ്റ് ഇഷ്ടമാണ്? ക്രിക്കറ്റ് വലിയ ഇല്ല ഇഷ്ടമാണ് ഇഷ്ടമില്ല അങ്ങനെ ഒന്നും ഇല്ല

ഞമ്മൾ അങ്ങനെ കളിക്കൽ ഒന്നും ഇല്ല ഇപ്പൊ പണ്ടൊക്കെ കളിച്ചീന്. ഞാൻ ഒരു മെസ്സി fan ആണ്.

മെസ്സി ഇപ്പൊ എട്ടാമത്തെ balloon dOr നേടും

അർഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ chance ഉണ്ട്, കാരണം world cup ഒക്കെ അടിച്ചു

അതുകൊണ്ട് കിട്ടാൻ ഒരു chance ഉണ്ട്. ഹും world cup അടിച്ചു world cup ലെ best player ആയി copa america അതിൽ best player ആയി top scorer ആയി മെസ്സിക്ക് തന്നെയാണ് ആഹ് അത് തന്നെയാ ഞാൻ പറഞ്ഞേ chance ഉണ്ട് അപ്പൊ ഈ എംബപ്പേ, ഹാലാൻഡ് തുടങ്ങിയവരൊക്കെ? ഓർ കൊഴപ്പോംമൊന്നുമില്ല പക്ഷെ മെസ്സിയുടെ അത്രേം world cup കിട്ടി top scorer ആയി best player ആയി

ഇങ്ങനത്തെ players നും chance ഇലാതില്ല. ഫുട്ബാളിൽ ഇപ്പൊ ആരുടെ ഫാൻ ആണ്? cristiano ronaldo അല്ല ഇപ്പ ആരാ ഒന്ന് മെസ്സിനെ ഇഷ്ടമല്ല? മെസ്സിനെ ഇഷ്ടമിലായികയല്ല മെസ്സി അടിപൊളി player ആണ് പക്ഷെ ഓരുടെ ഫാൻസിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല.

അതെ അതെ. അപ്പൊ അൽ-നസറിൽ തന്നെയാണോ താങ്കളും? അല്ല അല്ല ഒരിക്കലും അല്ല ഇപ്പൊ താത്കാലികമായിട്ട് ക്ലബിന് ഒന്നും support ചെയ്യുന്നില്ല. വെറും പോർച്ചുഗലിന് മാത്രം support ചെയ്യുന്ന ഇപ്പൊ? അതെ പോർച്ചുഗൽ. അപ്പൊ ഈ Euro രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോർച്ചുഗൽ കപ്പ് നേടാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ച ഉണ്ട് കാരണം ഞങ്ങൾ അത്ര അടിപൊളി ടീമാണ്. sevens ഇപ്പൊ കമ്മറ്റിക്കാർ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആയിട്ടാണ് മുന്നോട്ടുപോവുന്നത്. പണ്ടത്തെ രസമില്ലാ എന്നാണോ ഇപ്പൊ പറയുന്നത്? രസം ഇല്ലാ എന്നല്ല രസത്തിന് കമ്മി ഒന്നും ഇല്ലാ എന്നാലും ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട്, അങ്ങനെ

Isl ആദ്യമൊക്കെ ഉം നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ എല്ലാ കളിയും കണ്ടിരുന്നു. ഇപ്പങ്ങനെ

ഇപ്പൊ പഴയെ ആ ഒരു ഇത് കിട്ടുന്നില്ല. നിങ്ങൾ isl കാണലുണ്ടോ? ഞാൻ isl കാണലുണ്ട് മുമ്പും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ തന്നെയാണ്.

ഇപ്രാവശ്യം എന്തെ കേരള ബ്ലാസ്റ്റേഴ്‌സ് ഇറങ്ങി പോയത് മോശായോ? അത് മോശമായി എന്നെ ഞാൻ പറയുള്ളു. കാരണം ഒരു ടീം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും കളിച്ചാൻ time ഉണ്ടോ ഇല്ലയോ എന്നല്ല നമ്മൾ അവിടെ കളിച്ചു കാണിച്ചു കൊടുക്കണം. അതിപ്പോ എന്തായാലും ഉറപ്പല്ലേ ഇതിന്റെ വിധി നമുക്ക് അനുകൂലമായിട്ട് വരൂല എന്നത്

okay isl ഇൽ variable വരുവ എന്നൊക്കെ പാറയണ് ശരിയാല്ലേ isl ഇൽ variable വരുവാണെങ്കിൽ ഒന്നുകൂടി രക്ഷപ്പെടുന്നെ ഞാൻ പറയുള്ളു isl ഇൽ variable വെക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല isl ന്റെ തുടക്ക സീസണിൽ ഒക്കെ foreign referee മാരെ കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല അതാണ് പ്രശ്നം indian referee മാർ മാത്രമാണ് ഉള്ളത്

referee മാരിൽ referee ആണല്ലോ തീരുമാനം എടുക്കുന്നത് ഓരല്ലേ നോക്കേണ്ടത്. പിന്നെ നാട്ടിൽ കളിക്കാർ വെല്ലോം ഉണ്ടോ? കേരള ടീമിൽ തന്നെ selection കിട്ടിയതോ? അങ്ങനെ എന്തെങ്കിലും?

അപ്പുറത്തെ പെരയിൽ ഒരു player ഉണ്ട് പിന്നെ കുറച്ചു അപ്പുറത്ത് അർഷദ് player ആണ്. കേരള ടീമിൽ ഒന്നുമില്ലെങ്കിലും

ഓരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്ന ആൾകാർ ആണ്. പക്ഷെ ഓർക്ക് അവരുടെ സാഹചര്യം അനുകൂലമായിട്ട്

സാമ്പത്തികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ് പിന്നെന്താ? നിങ്ങൾ ഫുട്ബോൾ കളിക്കലുണ്ടോ? ആഹ് ഫുട്ബോൾ കളിക്കൽ ഒക്കെയുണ്ട് നാട്ടിൽ കളിക്കാൻ ഒക്കെപോക്കുണ്ട്. Turf ഇൽ ഒക്കെ കളിക്കും കൂട്ടുകാരൊക്കെ പിന്നെന്താ? world cup അടുത്ത world cup നിങ്ങളായിർക്കൊ അർജന്റീന? അർജന്റീനയുടെ നിലവിലെ സാഹചര്യം അനുസരിച്ചു അര്ജന്റീനയായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത്. എന്ത് എങ്ങനെ എടുക്കും ഒലക്ക എടുക്കും. അതൊക്കെ എടുക്കും. മെസ്സി പോയ പിന്നെ ആരാ അതിൽ? മെസ്സി പോയാലുമുണ്ട് ഒരുപാട് യുവതാരങ്ങൾ ആരൊക്കെ? De paul, Julian alvarez, Zernacho

എന്നാലും അതിലേറെ അടിപൊളി ടീമുകൾ ഇല്ലേ world cup

okay.

ഏറ്റവും വലിയൊരു രോഗമായ covid nineteen അതിനെപ്പറ്റി തന്നെ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം covid nineteen എന്ന മഹാമാരിയെ അക്ഷയ് എങ്ങനെ നോക്കിക്കാണുന്നു

ഏർ അത് ഇവിടെ ഏർ ഏർ കേരളത്തിലും ഒട്ടാകെ എല്ലാ ഏർ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഏർ ഒരു വലിയ രീതിയിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട് ഏർ കൊറേ പേര് അതിൽ നിന്ന് അഹ് മരിക്കുകയും ചെയ്തു ഏർ അപ്പൊ ഏർ പിന്നെ അതായത് ഇയ time ൽ കേരളത്തിൽ ഏർ കടുത്ത ഏർ നടപടികളും lockdown കളുമായിരുന്നു ഏർ